ഇതിന് സമീപം ഇട്ടിട്ട് അതിനു മുകളിലാളുകൾ കയറി നിന്നാണിത് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്.

പച്ചപ്പ് നിറഞ്ഞ പാടവും അതിനോട് ചേർന്ന് ഒരു ബണ്ടും ഒരു ജലാശയവും നമുക്ക് ചിത്രത്തിൽ കാണാവുന്നതാണ്.

ചുറ്റിനും ആളുകൾ അത് വാങ്ങാനായി കൂടിനിൽക്കുന്നുമുണ്ട്.

ഇരുവശത്തും വലിയ ബിൽഡിംഗോഡ് കൂടിയ ടാറിട്ട ഒരു പാതയാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്.

അതിന്റെ അങ്ങേ അറ്റത്തായി ഒരാൾ അവിടെ നിൽക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.

ഇവിടെ ധാരാളം സൈക്കിളും ബൈക്കുകളും പാർക്ക് ചെയ്തു വച്ചിരിക്കുന്നത് കാണാവുന്നതാണ്.

അവിടെ മുമ്പേ ആയി ഒരു പ്രോജക്ട്ർ സ്ഥാപിച്ചിരിക്കുന്നു നിരവധി കമ്പ്യൂട്ടറുകളും താഴെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം.

ചിത്രത്തിൽ മൂന്ന് നിലയുള്ള രണ്ട് കെട്ടിടങ്ങൾ ഉണ്ട് മുന്നിലായി വലിയൊരു ഗ്രൗണ്ട് --

അതിനരികിലായി പൂന്തോട്ടവും സജ്ജീകരിച്ചിരിക്കുന്നു മുകളിൽ നീലാകാശവും കാണാം.

ബാന്റുകളും മ്യൂസിക് സിസ്റ്റങ്ങളും ഇരിക്കുന്നത് കൊണ്ട് ഇതൊരു ക്വയർ ആണെന്ന് തോന്നുന്നു.

സ്റ്റേജിന് മുന്നിലായി ധാരാളം ആളുകൾ കസേരയിട്ട് പരിപാടി വീക്ഷിക്കാനായി ഇരിക്കുന്ന--

ട്രെയിൻ ഇൻ്റെ സമീപത്തായി ഇലക്ട്രിക് ട്രെയിൻ പോകുന്നതിനുള്ള പോസ്റ്റുകൾ കാണാവുന്നതാണ്.

വളരെ തെളിഞ്ഞ ആകാശമാണ് കാണുന്നത് ധാരാളം കുറ്റിചെടികളും ചെറിയ മരങ്ങളും നിൽക്കുന്നതും കാണാ --

മുൻവശത്ത് പടികളോട് കൂടിയ ഒരു സ്കൂൾ വരാന്തയാണ് നമ്മൾ കാണുന്നത്.

തറ ടൈലിട്ട് മനോരമാക്കിയിട്ടുണ്ട് അകത്ത് വെട്ടവും കാണുന്നുണ്ട്.

ഇതിന്റെ മുൻപിൽ ഗ്ലാസ് ഇൽ ഫോർ ജി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം ഇത് മഞ്ഞ നിറം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്.

ഒരു ടാറിട്ട റോഡ് ഇൽ രണ്ടു പോത്തുകൾ നടന്നു വരുന്നതാണ് ചിത്രത്തിൽ കാണുന്നത്.

ഒരു മതിലോടുകൂടിയ പ്ലേഗ്രൗണ്ട് ആണ് ചിത്രത്തിൽ കാണുന്നത്.

മിറർ ഇൻ്റെ മുമ്പിലായി ഒരു കുട്ടിയും ഒര് ആളും നിൽക്കുന്നുണ്ട്.

ഒരു ഓഡിറ്റോറിയം ആണ് ചിത്രത്തിൽ കാണുന്നത് അവിടെ ഫക്തിസാന്ദ്രമായ ഏതോ ഒരു പരിപാടി നടന്നു കൊണ്ടിരിക്കുകയാണ്.

അതിൻറെ മുൻപിലായി പെണ്ണിന്റേയും ചെറുക്കന്റെ ഫോട്ടോ ഒരു സ്റ്റാൻഡ് ഇൽ വച്ചിട്ടുണ്ട്.

ബീച്ച് ഇൻ്റെ ഇരുവശത്തുമായി തെങ്ങുകളും മറ്റ് സസ്യലതാധികളും വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു.